Javaയിലെ മെത്തോഡ്സ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് മെത്തോട് സൃഷ്ടിക്കുന്നത്
Methodനെ കാൾ ചെയ്യുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110 ജാവ ഡെവലപ്പ്മെന്റ് കിറ്റ് 16 എക്ലിപ്സ് 370 ഈ ട്യൂട്ടോറിയലിനായി eclipseൽ ഒരു ലളിതമായ javaപ്രോഗ്രാം എഴുതി കംപൈൽ ചെയ്ത് റൺ ചെയ്യുവാൻ അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഒരു പ്രത്യേക പ്രവർത്തിക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റുകളെ Javaയിൽ മെത്തോട് എന്ന് പറയുന്നു
ഇപ്പോൾ ഒരു മെത്തോട് എഴുതാം
എക്ലിപ്സ് മെത്തോഡ്സ് എന്ന ഒരു പ്രൊജക്റ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്
ഈ പ്രൊജക്റ്റിൽ മെത്തോട്ടേമോ എന്ന ജാവ ക്ലാസ്സ് ഉണ്ട്
ക്ലാസ്സിൽ മെയിൻ methodന് വെളിയിൽ ഒരു മെത്തോട് എഴുതുന്നു
ടൈപ്പ് ചെയ്യുക വോയിഡ് methodന്റെ പേര്
ഇവിടെ ഡിസ്പ്ലേമെസേജ് പരന്തീസസ് Enter
എന്നിട്ട് കർലി ബ്രാക്കറ്റ്സ്
methodന് ഒരു മൂല്യം റിട്ടേൺ ചെയ്യാൻ പറ്റും
എന്നാൽ നിങ്ങളുടെ methodന് ഒരു മൂല്യം റിട്ടേൺ ചെയ്യാനില്ലെങ്കിൽ വോയിഡ് എന്ന കീ വേർഡ് ഉപയോഗിക്കുന്നു
ഇപ്പോൾ കർലി ബ്രാക്കറ്റിനുള്ളിൽ ഒരു സന്ദേശം പ്രിന്റ് ചെയ്യാം
ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഹെല്ലോ മെത്തോട്

അങ്ങനെ നമ്മൾ ഒരു മെത്തോട് എഴുതിയിട്ടുണ്ട്
ഇനി ഈ methodനെ കാൾ ചെയ്യാം
മെയിൻ methodനുള്ളിൽ മെത്തോട്ടേമോ ക്ലാസ്സിന്റെ ഒരു ഒബ്ജക്ട് സൃഷ്ടിക്കാം
ടൈപ്പ് ചെയ്യുക മെത്തോട്ടേമോ പിന്നെ objectന്റെ പേര് ഇവിടെ എംഡി new
എന്നിട്ട് മെത്തോട്ടേമോ പരന്തീസസ് സെമിക്കോളൻ
അതായത് നമ്മൾ മെത്തോട്ടേമോ ക്ലാസ്സിന്റെ എംഡി എന്ന ഒബ്ജക്ട് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് സൃഷ്ടിച്ചു
ഇപ്പോൾ ഡിസ്പ്ലേമെസേജ് എന്ന methodനെ കാൾ ചെയ്യാം
ടൈപ്പ് ചെയ്യുക എംഡി ഡോട്ട് ഡിസ്പ്ലേമെസേജ് മെത്തോട് കാൾ ചെയ്യുന്നതിനായി ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു
റണ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഈ ആപ്പ്ളിക്കേഷൻ റൺ ചെയ്യാം
കൺസോളിൽ ഹെല്ലോ മെത്തോട് എന്ന ഔട്ട്പുട്ട് കാണാം
ഇപ്പോൾ നമുക്ക് voidന് പകരം ഒരു ഇന്റഗർ റിട്ടേൺ ചെയ്ത് നോക്കാം
ഇന്റ് ടൈപ്പ് ചെയ്യുക
methodനെ എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ അതിനെ പബ്ലിക്ക് ആക്കുക
ഡിഫാൾട്ട് ആയി അത് എഴുതപ്പെട്ടിട്ടുള്ള ക്ലാസ്സിൽ മാത്രം ആക്സസിബിൾ ആകുന്ന തരത്തിൽ പ്രൈവേറ്റ് ആയിരിക്കും
Methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക റിട്ടർൻ സെവൻ സെമിക്കോളൻ
Methodന്റെ അവസാന ഭാഗത്ത് എല്ലാ സ്റ്റേറ്റ്മെന്റുകൾക്കും ശേഷം റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ ഓർമിക്കുക
കാരണം റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് ശേഷം മറ്റൊരു സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യുന്നില്ല
ഇപ്പോൾ മെയിൻ methodനുള്ളിൽ ഇവിടെ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു
ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println പരാൻതീസിസിനുള്ളിൽ മെത്തോട് കാൾ ചെയ്യുന്നു
എംഡി ഡോട്ട് methodനെ പരാൻതീസിസിനുള്ളിൽ ആക്കി semi കോളൻ നീക്കം ചെയ്യുക
ഇത് മെത്തോട് റിട്ടേൺ ചെയ്യുന്ന മൂല്യം പ്രിന്റ് ചെയ്യുന്നു
ആപ്പ്ളിക്കേഷൻ റൺ ചെയ്യുക
ഔട്ട്പുട്ടിൽ മൂല്യം 7 പ്രിന്റ് ചെയ്യപ്പെട്ടു
ഇനി നമുക്ക് മറ്റൊരു മെത്തോട് എഴുതി അതിനെ ഡിസ്പ്ലേ Messageൽ കാൾ ചെയ്യാം
ടൈപ്പ് ചെയ്യുക പബ്ലിക്ക് വോയിഡ് methodന്റെ പേര് സ്ക്വയർ പരാൻതീസിസിനുള്ളിൽ ഇന്റ് അ
ഇവിടെ ഇന്റ് a methodന്റെ പാരാമീറ്റർ ആണ്
കർലി ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ പരാൻതീസിസിനുള്ളിൽ a ഇന്റോ അ
അങ്ങനെ സ്ക്വയർ മെത്തോട് എഴുതി
ഇത് പരംതേർ ആയി നൽകുന്ന ഒരു ഇന്റിജറിന്റെ വർഗം കാണുന്നു
ഈ methodനെ ഡിസ്പ്ലേമെസേജ് methodൽ കാൾ ചെയ്യാം
ടൈപ്പ് ചെയ്യുക സ്ക്വയർ പരാൻതീസിസിനുള്ളിൽ ഇന്റഗർ 5 സെമിക്കോളൻ
ആപ്പ്ളിക്കേഷൻ റൺ ചെയ്യുക
ഔട്ട്പുട്ടിൽ 5ന്റെ വർഗമായ 25ഉം കാണുന്നു
ആപ്പ്ളിക്കേഷന്റെ ഒഴുക്ക് മനസിലാക്കാം
തുടങ്ങുന്നത് മെയിൻ മെത്തോട് ൽ ആണ്
മെയിൻ methodനുള്ളിൽ ആദ്യം ഡിസ്പ്ലേമെസേജ് കാൾ ചെയ്തു
അതിനാൽ കണ്ട്രോൾ displayMessageലേക്ക് പോകുന്നു
എന്നിട്ട് displayMessageലെ സ്റ്റേറ്റ്മെന്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു
ആദ്യമായി പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്
അതിന് ശേഷം സ്ക്വയർ methodനെ കാണുന്നു
അപ്പോൾ കണ്ട്രോൾ സ്ക്വയർ methodലേക്ക് പോകുന്നു
സ്ക്വയർ മെത്തോട് ഇന്റഗർ 5 സ്വീകരിച്ച് ഇന്റഗർ 25 റിട്ടേൺ ചെയ്യുന്നു
എന്നിട്ട് കണ്ട്രോൾ displayMessageലേക്ക് തിരിച്ച് പോകുന്നു
മൂല്യം 7 റിട്ടേൺ ചെയ്യുന്നു
എന്നിട്ട് കണ്ട്രോൾ മെയിൻ ഫങ്ഷനിലേക്ക് തിരിച്ച് പോകുന്നു
മെയിൻ methodൽ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു സ്റ്റേറ്റ്മെന്റും അവശേഷിക്കാത്തതിനാൽ ആപ്പ്ളിക്കേഷൻ അവിടെ അവസാനിക്കുന്നു
ഇപ്പോൾ displayMessageനെ സ്റ്റാറ്റിക് ആക്കാം
publicന് ശേഷം സ്റ്റാറ്റിക് ടൈപ്പ് ചെയ്യുക
സ്റ്റാറ്റിക് methodനുള്ളിൽ ഒരു നോൺ സ്റ്റാറ്റിക് methodനെ കാൾ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കാണുന്നു
അതിനാൽ ഈ കാൾ കമന്റ് ചെയ്യുന്നു
മെയിൻ ഒരു സ്റ്റാറ്റിക് മെത്തോട് ആയതിനാൽ സ്റ്റാറ്റിക് ഡിസ്പ്ലേമെസേജ് അതിനുള്ളിൽ കാൾ ചെയ്യാൻ കഴിയുന്നു
ഇപ്പോൾ സ്റ്റാറ്റിക് methodനായി ഒരു ഒബ്ജക്ട് സൃഷ്ടിക്കേണ്ട ആവിശ്യമില്ല
അതിനാൽ ഈ ഒബ്ജക്ട് creationനെ കമന്റ് ചെയ്യുന്നു
കൂടാതെ എംഡി നീക്കം ചെയ്യുന്നു
ആപ്പ്ളിക്കേഷൻ റൺ ചെയ്യുക
ഔട്ട്പുട്ടിൽ ഹെല്ലോ Methodഉം 7ഉം കിട്ടുന്നു
സ്ക്വയർ മെത്തോട് കമന്റ് ചെയ്യാത്തതിനാൽ 25 കാണുന്നില്ല
വേറെ ക്ലാസ്സിൽ നിന്നും മെത്തോട് കാൾ ചെയ്യാം
അതിനായി ഡെമോ എന്ന ക്ലാസ്സ് സൃഷ്ടിച്ചിട്ടുണ്ട്
ഈ ക്ലാസ്സിനുള്ളിൽ ഒരു മെത്തോട് സൃഷ്ടിക്കുക
ടൈപ്പ് ചെയ്യുക പബ്ലിക്ക് വോയിഡ് ഷോ പരന്തീസസ് Enter കർലി ബ്രാക്കറ്റിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ I എഎം ഫ്രോം ഓത്തർ ക്ലാസ്
ഫയൽ സേവ് ചെയ്യുക
മെത്തോട്ടേമോ ക്ലാസ്സിലേക്ക് പോകുക
നമ്മൾ ഷോ methodനെ മെത്തോട്ടേമോ ക്ലാസ്സിനുള്ളിൽ കാൾ ചെയ്യുന്നു
അതിനായി ക്ലാസ് Demoയുടെ ഒരു ഒബ്ജക്ട് സൃഷ്ടിക്കണം
എന്തെന്നാൽ ഷോ മെത്തോട് ഡെമോ ക്ലാസ്സിൽ ഉള്ളതാണ്
ടൈപ്പ് ചെയ്യുക ഡെമോ dnew ഡെമോ പരന്തീസസ് സെമിക്കോളൻ എന്നിട്ട് ഷോ മെത്തോട് കാൾ ചെയ്യുന്നു
ഈ ആപ്പ്ളിക്കേഷൻ റൺ ചെയ്യുന്നു
കൺസോളിൽ I എഎം ഫ്രോം ഓത്തർ ക്ലാസ് എന്ന് കാണാം
ഇങ്ങനെയാണ് Javaയിൽ മെത്തോഡ്സ് ഉപയോഗിക്കുന്നത്
മെത്തോട് nameഉം parametersഉം ഉൾപ്പെടുന്നതാണ് methodന്റെ സിഗ്നേച്ചർ
കർലി ബ്രാക്കറ്റുകളും സ്റ്റേറ്റ്മെന്റുകളും methodന്റെ ബോഡി ആണ്
ഇവിടെ പഠിച്ചത് മെത്തോട് സൃഷ്ടിക്കുന്നത് മെത്തോട് കാൾ ചെയ്യുന്നത് methodsന്റെ പല തരത്തിലുള്ള സിഗ്നേച്ചർസ്
അസൈൻമെന്റ് ഒരു ഇന്റിജറിന്റെ ത്രിവർഗം പ്രിന്റ് ചെയ്യുന്ന മെത്തോട് സൃഷ്ടിക്കുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്